കെട്ടിടത്തിന് പച്ചയും വെള്ളയും കലർന്ന പെയിന്റ് ആണ് നൽകിയിരിക്കുന്നത്.

ഇതൊരു ഹോസ്പിറ്റൽ ആണെന്ന് തോന്നുന്നു ഫിത്തിയിലായി കാഷ്വാലിറ്റി എന്ന് എഴുതിയിരിക്കുന്നു.

അവിടെ ഇരിക്കാനായി കസേരകൾ ഇട്ടിട്ടുണ്ട് ഫിത്തിയിൽ ഒര് എൽ_ഇ_ഡി ടി_വിയുണ്ട് അത് ഓഫാണ് .

ഇതൊരു ക്ലാസ് റൂം ആണെന്ന് തോന്നുന്നു ഡെസ്ക് ഇന്റെ മുകളിലായി എന്തോ ഒരു പെട്ടി വെച്ചിരിക്കുന്നു.

ക്ലാസ് റൂമിന്റെ പുറകു വശത്തായി ഫിത്തിയോട് ചേർന്ന് ഒരു അലമാര ഉണ്ട്.

കെട്ടിടത്തിന് രണ്ട് സൈഡിലായി ധാരാളം ചെടികളും വൃക്ഷങ്ങളും നിൽപ്പുണ്ട്.

ഈ ചിത്രത്തീ രണ്ട് മൂന്ന് കെട്ടിടങ്ങൾ കാണാം.

സൈഡ് ഇലായി കാറുകൾ പാർക്ക് ചെയ്തിരിക്കുന്നു ചുറ്റിലും മരങ്ങൾ നിൽപ്പുണ്ട്.

വെള്ളത്തിൽ അങ്ങിങ്ങായി ചെറിയ ചെറിയ പുല്ലുകൾ മുളച്ച് നിൽപ്പുണ്ട്.